ഇത്തരത്തിൽ കൊറേ ആൾക്കാര് നിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്.

ചിത്രത്തിൽ ഓറഞ്ച് ചുമപ്പ് കളർ പോലെ തോന്നിക്കുന്ന പലഹാരം ഇരിക്കുന്നത് കാണാം.

അവിടത്തെ ഭിത്തിയിൽ ഒരു ഡ്രാഗൻ്റെ പടം വരച്ചേക്കുന്നതായിട്ട് കാണാം.

ഒരു ബൈക്കില് രണ്ട് പേര് യാത്ര ചെയ്യുന്നതായിട്ട് കാണാം.

ചിത്രത്തിൽ ഒരാളുടെ കൈവിരലുകൾ കാണാൻ പറ്റുന്നുണ്ട്.